കർഷകർക്ക് കൂടുതൽ അതിനോട് താല്പര്യം

മയിൽ പീലി അതെ അഹ് പിന്നെ കൃഷ്ണനെ നല്ലതായിട്ട് ഒരുക്കണം

ഗുരുവായൂർ അമ്പലത്തിൽ പോയാരുന്നു ശ്രി കൃഷ്ണന്‍ടെ അമ്പലം അറിയില്ലേ?

അഹ് അവിടെ പോയപോലെത്തെക്കും അവിടെ കണിക്കൊന്ന ഉണ്ടായിരുന്നു പ്ലാസ്റ്റി~

അഹ് കണിക്കൊന്ന വാങ്ങി പിന്നെ മയിൽ പീലിയുടെ കമ്മലും മാലയൊക്കെ എനിക്ക് ഭയകര ഇഷ്ടമാണ് ഞാൻ അതൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ നാളെ

ചിത്രത്തിനകത്ത് ഞാൻ കണ്ട് ഈ കണി

ആഹ് അത് തന്നെ അത് തന്നെ

ഞങ്ങള് ഇപ്പം സാധനം മേടിക്കാൻ പോയപ്പോൾ അവിടെയുമുണ്ടായിരുന്നെ Hello ഇലയിൽ രണ്ടുമൂന്ന് ഇലയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്

അതിനെത്ര? അറുപത് രൂപയുടെ

മയിൽ പീലിയുടെ ഒരുപ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ നിൻറെയിൽ

അഹ് നല്ലതാ

ആഹ് അങ്ങനെ അപ്പൊ നാളത്തെ പണിക്ക് ഒരുങ്ങികൊണ്ടിരിക്കയായിരുന്നു

അത്

ആഹ് അയച്ചു തരാം പിന്നെ അങ്ങനെ നാളെ രാവിലെ എഴുന്നേറ്റ് ല്ലേ? സാരി ഒക്കെ ഉടുക്കണമെല്ലെ? അഹ്

പറയുന്നത് നമ്മൾ രാവിലെ കുളിച്ച് ഐശ്വര്യമായിട്ട് കണി കാണണമെന്നാണ് പറയുന്നത് പക്ഷെ നമ്മക്ക്

അഹ് അത് ശെരിയാ പക്ഷെ കണ്ണടച്ചുകൊണ്ട് വന്നുകഴുമ്പോൾ അതെല്ലേ നമ്മുടെ ഒരു ആചാരം ഇങ്ങനെ ഒരാൾ കൊണ്ടുവരുന്നു. പിന്നെ അത് അതിന്റെ വിളക്ക് കത്തിക്കുന്ന ആള് വന്ന് എല്ലാം കുളിച്ചൊരുങ്ങി എല്ലാം ചെയ്തിട്ട് പിന്നെ മറ്റുള്ളവരെ അങ്ങനെ കാണിക്കും ആഹ് അല്ല പക്ഷെ ശെരിക്കും പറഞ്ഞാൽ ഈ ആദ്യം നമ്മളെ ഈ കൊണ്ട് കാണിക്കുന്നത് ഇപ്പോ നമ്മടെ അമ്മമാരായിരിക്കുമല്ലോ പക്ഷെ അവര്~ അവർക്കത് ശരിക്ക് കണി കാണാനായിട്ട് പറ്റുന്നില്ലെല്ലോ. ആഹ് ശെരിയാ അതൊരു ഇതാ ശെരിക്കും അവരാണ് കാണേണ്ടത്.

അങ്ങനെ പിന്നെ നീല നീല നിറത്തിലുള്ള വിഗ്രഹവാ നാളെ കൃഷ്ണന്‍ടെ നീല ആഹ് നീല നിറത്തിലുള്ള വിഗ്രഹം വേണം അഹ് അഹ് അത് അഹ് അത്. അല്ല നീല നിറത്തിൽ ഉള്ളതാണ് ഇവിടെ വീട്ടിലിരിക്കുന്നത് അത് ഏതായാലും നമ്മക്ക് വെക്കാം ഏത് വേണേലും നമ്മുക്ക് വെക്കാം കുഴപ്പമില്ല കൃഷ്ണ വിഗ്രഹ മാവണം എന്നൊള്ളു

ഇപ്പൊ ഇന്നത്തെ ദിവസം എല്ലാർത്തും കാണും കൃഷ്ണ വിഗ്രഹം എല്ലാരും ഇന്ന് വാങ്ങിക്കുകയും

ഇന്ന് കേരളം മൊത്തം ഇന്ന് ഇതിന്‍ടെ

അഹ് ഒരുക്കത്തിലാണ് എല്ലാ വീടുകളിലും ഇപ്പൊ ഒരുക്കികൊണ്ടിരിക്കുകയായിരിക്കുജ്മ അമ്മമാർ

പൂക്കളെ പൂക്കൾ പുഷ്പങ്ങൾ ആഹ് പുഷ്പങ്ങള് വെക്കാറുണ്ട് പിന്നെ മഞ്ഞപ്പൂക്കൽ കിട്ടുവാർന്നെങ്കിൽ നല്ലത് എല്ലാതെയും വെക്കാം

പിന്നെ ചിലർ ഇപ്പൊ കൂടുതൽ ഒന്നുംകൂടെ ഇതാകും പണ്ടൊക്കെ എന്ന് പറയുന്നത് വിശ്വാസമായിരുന്നു ഇപ്പൊ കൂടുതലും ഒരു രസത്തിന് വേണ്ടി ചെയ്യുന്നവരുമുണ്ട്

ഇപ്പൊ എല്ലാരുടെ കുട്ടികളെ ഒക്കെ കൃഷ്ണനെ ഒക്കെ ഒരുക്കിയിട്ട് ചിത്രങ്ങൾ എടുക്കുന്നതും അതൊക്കെ ഇപ്പൊ ഇതായിട്ട് മാറിപോയില്ലേ ആഹ് ഇപ്പൊ ഒരു ഇതായിട്ട് മാറിയിരിക്കുകയാണ് ചിത്രങ്ങൾ എടുക്കാനായിട്ടും ഒന്നാണെന്നുണ്ടോ ആഹ് ഇപ്പൊ എന്ന് പറഞ്ഞാൽ കുട്ടികൾ അതിനകത്ത് ഇരുത്തുക അങ്ങനെയൊക്കെ ഒരു വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഇന്നത്തെ കാലം വ്യത്യാസമുണ്ട് ഉം കൃഷ്ണന്റെ അമ്പലത്തിലൊക്കെ ഭയങ്കര ആഘോഷമായിരിക്കും നാളെ ആഹ് നാളെ ഭയങ്കര ആഘോഷമായിരിക്കും ഇവിടെ നമ്മടെ അടുത്തൊരു പ്രസിദ്ധമായ അമ്പലമുണ്ട് ആ അമ്പലത്തിൽ നിന്ന് വൈകിയിട്ട് കൊച്ച് പിള്ളാരെയൊക്കെ ഒക്കെ ആക്കി ഉറിയിൽ നിന്ന് അടിക്കുന്നത് അങ്ങനെയൊക്കെ ഉത്സവം പോലെ ആഹ് നല്ലതാണല്ലോ നല്ലതാ നാളെ വൈകിയിട്ട് പോയി കാണണം

പിന്നെ നാളെ അച്ഛനും അമ്മയും വിഷു കൈനീട്ടം ഒക്കെ തരുമായിരിക്കുമല്ലേ? തരും തരും നമ്മൾ തരേം~ വാങ്ങുകയും ചെയ്യണം നമ്മൾ കൊടുക്കുകയും ചെയ്യണം

കളിച്ചു നടക്കുന്നതും ഊഞ്ഞാലാടുന്നതും

അതൊക്കെയൊരു രസമായിരുന്നു.

ഇപ്പോഴും പക്ഷെ ഒത്തിരി മാറ്റങ്ങൾ വന്നു ഇപ്പം. അത്രെയും ഇല്ല പിന്നെ പക്ഷെ എല്ലാം ഇപ്പൊ ഈ ഒരുക്കുന്നത് ഇപ്പോ പ~ പണ്ടത്തേക്കാളും നല്ല കൂടുതല് ഒത്തിരി നല്ലതായി പണ്ടൊക്കെ

നല്ല വശവുമുണ്ട് പിന്നെ കൂടുതൽ അങ്ങ് വേണ്ടാത്ത രീതിയിലും പോകുന്നുണ്ട്. ആഹ് അത് ശെര്യാ എന്ന എല്ലാ വീടുകളിലും ഒരുക്കമായിരിക്കും അവിടെയും എല്ലാരും വിളിച്ചോ ഒരു~

ആഹ് കഴിഞ്ഞ തവണ വാങ്ങിയാ വീട്ടിലെ അഹ് ഉം അമ്മുന്‍ടെ വീട്ടില് ഇന്നു ഇല്ലായിരുന്ന്. അപ്പൊ അവര് പോയി വാങ്ങി, വച്ചു.

നീല നീല നിറത്തിലുള്ളത്.

ന്നെ അവിടെയും വാങ്ങിച്ചിട്ടുണ്ട്.

അവിടെ കൃഷ്ണന്‍ടെ അമ്പലമൊക്കെ ഇല്ലേ?

ആഹ് നോക്കാം എന്ന് പറഞ്ഞു രാവിലെ. രാവിലെ പോയാൽ അതിന്‍ടെതായൊരു ഭംഗിയുണ്ട് രാവിലെ

ഉം വൈകിയിട്ട് പോകുമ്പോ അത്രെ ഒരു ഇത് കാണത്തില്ല. രാവിലെ ആ അമ്പലത്തിൽ പോകുന്നതിന്‍ടെ സുഖം ഒന്ന് വേറെയാ.

അങ്ങനെ പിന്നെ വേറെ എന്തൊക്കെയാണ്

ഞാൻ ഇവിടെ ഇങ്ങനെ ഒരുക്കം നടക്കുകയാണ്.

സാധാരണ അവധി ദിവസങ്ങളിലൊക്കെ ആയിരുന്നു സാധാരണ വിഷു വരുന്നത് അല്ലയോ ഇച്ചിരി? ആഹ് ഇവിടെ അവധിയാണല്ലോ. ഇവിടെ അവധി തുടങ്ങിയല്ലോ.

വേനൽ കാലം അവധി തുടങ്ങിയല്ലോ, രണ്ട് മാസത്തേക്ക്.

ഇവിടെ പിന്നെ ഈ സമയത്ത് ഇവിടെ നമ്മടെ നാ~ കേരളത്തിലെ കൂട്ടല്ലല്ലോ ഇവിടെ

ഇപ്പൊ അഹ് അടുത്ത~ അടുത്ത വർഷത്തെ ഈ പഠനം തുടങ്ങിയിട്ടുണ്ട് ഇപ്പോ

ഈ മാസം~ ഈ മാസം അവസാനം വരെ കാണും അതുകൊണ്ട് കുട്ടികൾക്ക് അങ്ങനെ അവധിയൊന്നുമില്ല. ഈ മാസം അഹ് ഈ കൂടെ കാണും.

ഗണപതി വിഗ്രഹം മേടിച്ചായിരുന്നോ? ഗണപതി വിഗ്രഹം~ ഇല്ല.

ഇല്ല ഇല്ല. അല്ല ഇവിടെ ചെറിയ ഒരെണ്ണം ഇരിപ്പൊണ്ട്.

ഇത്തവണ ഞങ്ങള് ഇവിടെ പോയാർന്നല്ലോ, അമ്പലങ്ങളിലൊക്കെ.

അഹ് ആദിയോഗി ഇല്ലേ ശിവൻ? ആഹ് അതിന്‍ടെയൊക്കെ വാങ്ങിയാർന്നു ചെറുത്‌.

അഹ് തീർത്ഥാടന യാത്ര ഒക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു?

ശരിക്കും പറഞ്ഞാ നല്ലതായിരുന്നു. ശെരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കാണേണ്ട കാര്യങ്ങളാ.

മൈ~ നമ്മുടെ അഹ് മനസ്സും ശരീരമൊക്കെ നല്ല